football ആണ് നമ്മ league ആണ് നമ്മുടെ ISL ഒക്കെ ഒരു നിലവാരഇല്ല referee മാരൊന്നും ഒരു ഗുണനിലവാരവു ഇല്ലാത്ത full wrong decision ഉം

ഇന്ത്യേൽ football വളരണില്ല വേറെള്ള നൂറ്റിഇരുപത് കോടി ജനങ്ങൾ ഇണ്ടായ ഇന്ത്യേൽ ഒരു പതിനൊന്ന് ആളെ നേരെ കളിക്കാൻ ready പറ്റില്ല അതും ഇത്രേം facilities ഉം ക്കണ്ടാവ ഒരു രാജ്യത്തിന് കഴീനില്ലെങ്കിൽ നമ്മൾ ഒന്നും ലോക cup ഉം കളിക്കില്ല നമ്മളെ നാട്ടിൽ football ഉം വളരില്ല നമ്മളേം കാളും ചെറിയ രാജ്യങ്ങളെ അവരിക്ക് ഇത്രേം കഷ്ടതെന്ന് ഒക്കെ വളർന്ന് വന്ന് ദാരിദ്ര്യതീന്നും പട്ടിണിന്നും വന്ന football team കൾ അടക്കം world cup ൽ മത്സരിക്കിന്നിണ്ട് നിരവധി players മുൻപന്തിലേക്ക് വേര്നിണ്ട് ഇങ്ങനെ ഒരുപാട് team കൾ വരുമ്പോളും നമ്മളെ ഇന്ത്യക്ക് മാത്രാണ് ഈ football ഒരു മെച്ചെല്ലാതെ എങ്ങട്ടു എത്താതെഇരിക്ക്ന്നേ അതെന്താ ഒന്നാമത് രാഷ്ട്രീയപരമായി ഒക്കെ നമ്മൾ football നേക്ക് കായികപരമായിട്ട് ഇണ്ട് football നെ നേർക്ക് ഇണ്ട് അത് തന്നെ പിന്നെ എല്ലാർക്കും cricket മതി cricket റ്റിനോടാണ് ഇന്ത്യേത്ത ആൾക്കാർക്ക് കൂടുതൽ താല്പര്യള്ളത് football നോട്ടങ്ങനെ ആരും താല്പര്യം വെക്ക നമ്മളെ കേരളത്തിൽ ഒഴികെ കേരളം പറഞ്ഞ football ന്റെ നല്ലൊരു പങ്ക് വഹിക്കിന്നിണ്ട് കേരളം കൊൽക്കത്ത അത് പോലെ തന്നെ കേരളത്തിലാണ് football ഉം കേരളം football മാത്രല്ല എല്ലാ മേ കായികഇനങ്ങൾക്കും കേരളം നല്ല കൊടുക്കണ ഒരു സംസ്ഥാനായിട്ടാണ് കേരളത്തെ കാണപ്പെടുന്നത്

stadium ങ്ങളു നമുക്ക് കാണാ santhosh trophy ഉണ്ടായപ്പോഴും അതെ പോലെ തന്നെ ISL ന്റെ ഓരോ match കാണുമ്പോഴും മഞ്ഞപ്പട പറഞ്ഞ team ഒക്കെ കേരളത്തിന്ന് football ന് വൻ support എയ്യണൊരു ഇതാണ്

football ൽ ഏറ്റവു കൂടുതൽ cup എടുത്ത team നമ്മടെ ബ്രസീൽ എന്നെയാണ് അടുപ്പിച്ചു കൊറേ cup എടുത്തിനു അഞ്ചു cup പിന്നെ ജർമ്മനി നാല് ഇറ്റലി നാല് അങ്ങനെ cup ഒക്കെ എട്ക്ക്ണ team ആണ് football ലെ എക്കാലത്തെയും മികച്ച team ബ്രസീൽഎന്നെയാണ് football രാജാക്കന്മാർ എന്ന പറയണത് ബർസിൽനെയാണ് പിന്നെ അതെ പോലെ തന്നെ copa America ഇണ്ട് football ന്റെ ഒരു ഇതായിട്ട് അതെ പോലെന്നെ Euro cup പിന്നെ പല പല friendly match കളൊക്കെ നമ്മളെ football ന്റെ ഇതായിട്ട് ഇണ്ടാവലിണ്ട് പക്ഷെ എങ്ങന പോയാലും ഇന്ത്യ football ൽ എവിടെയും എത്തണില്ല എന്നൊരു ഇതാണ് നമുക്ക് പറയാ football ൽ main ആയിട്ട് ലോകത്തിതന്നെ ആരാധകരുള്ളൊരു team ആയിട്ട് കൂടുതൽ ആരാധകർ ഉള്ളൊരു team അർജന്റീന ബ്രസീൽ ഓരോ world cup കഴിയുംതോറും നാല്കൊല്ലത്തിന് ശേഷാണ് അടുത്ത world cup നടക്കുന്നത് നാല് കൊല്ലം ഓരോ football പ്രേമികൾക്കും ഒരു കാത്തിരിപ്പാണ് ഈ കൊല്ലെങ്കിലും നമ്മളെ team ജയിക്കണം എന്നുള്ള ഒരു കാത്തിരിപ്പ് അതിന് വേണ്ടി cut out ർ വെക്ക flux വെക്ക ഇതേ പോലെ തന്നെ football വിളംബര rally കൾ സംഘടിപ്പിക്യ അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മടെ സംസ്ഥാനങ്ങളിലും നമ്മടെ നാട്ടിലൊക്കെ ഇണ്ടാവലിണ്ട് ഇന്ത്യേൽ മികച്ച ഒരു footballer ആയിട്ട് നമ്മളെ ബൂട്ടിയ സുനിൽ ഛേത്രി അങ്ങനൊക്കെ ഒരുപാട് ആൾക്കാരിണ്ട് കറുത്ത മുത് എന്ന് പറയണ worldcup കളിക്കാൻ അവസരം കിട്ടിയിട്ടും എന്തോ boot കെട്ടാൻ boot ഇല്ല എന്ന പറന്ന് കൊണ്ടൊക്കെ അങ്ങനെ ന്ന് അവസരം നിഷേധിക്കുന്ന നമ്മൾ ഈ ൽ വളർന്ന് വരണം എന്നാണ് ഇന്റയൊക്കെ ഒരു പിന്നെ ലോകത്തിലെ എല്ലാ ആരാധകരും ഇതാക്കണ ഒരു കായിക ഇനത്തിൽ ഇന്ത്യയുടെ ഒരു പതാകം ഇന്ത്യയുടെ ദേശിയ ഗാനം ആ stadium ത്തിൽ കേക്കണം ന്ന് ഇനിക്കും ആഗ്രഹഇണ്ട് ഇന്ത്യയുടെ flux വെക്കണ ഇന്ത്യക്ക് ജയ് വിളിക്കണ ഒരു football കാലം വരണം അങ്ങനെ football ൽ ഇപ്പൊ നമ്മടെ Real madrid Champions League ൽ Real Madrid ആണ് ചാം Real Madrid പതിമൂന്ന് പതിനാല് തവണ Champions League നേടിയിണ്‌ അതെ പോലെ തന്നെ English Premier League ആണ് ഏറ്റവും നല്ല കാണാൻ ഒക്കെ നല്ല അടിപൊളി Attacking football ഉകൾ English premier league ൽ ഏത് team ഉം ഏത് വമ്പൻമാരേയു അട്ടി മറിക്ക ന്നുള്ള ഒരു ഇതാണ് പിന്നെ നമ്മുടെ മെസ്സി നെയ്മറും എംബാപ്പേ കളിക്കണ PSG ഇത്രേം താര നിര ഇണ്ടായിട്ടു അവർക്കൊരു പ്രകടനം കാഴ്ച വെക്കാൻ കഴീണില്ല അവരിക്ക് Champions league അടിക്കുംന്ന് കരുതീട്ട് ഇതാ ഇത്തവണയും quarter ൽ പുറത്തായി Real Madrid Champions league ൽ വന്ന ആൾക്കൊരു ഭാഗ്യം പോലെയാണ് കഴിഞ്ഞ season എന്നെ എല്ലാ champion മാരേയു അട്ടി മറിച് പ്രകടനം കാഴ്ച അങ്ങനെ നിരവധി team ഉകളുണ്ട് അയിൽ English premier league എന്നെ ഇപ്പ്രാവശ്യം നല്ല രീതിൽ കളിച് ഒന്നാം സ്ഥാനത് നിക്കുന്നുണ്ട് അതെ പോലെന്നെ city city ടെ city ആണ് ഇപ്പൊ ക്ഷിഷണത്തിൽ വന്ന് city നല്ലൊരു കളിയാണ് കാഴ്ച വെക്കുന്നത് അതെ പോലെ തന്നെ ഇപ്പ്രാവശ്യം കനത്ത പോരാട്ടാണ് ന്റെ കുത്തകയൊക്കെ നഷ്ടപ്പെട്ട പ്രതാപത്തിലേക്കൊന്നും പോവാതെ ഉം എല്ലാം നല്ല രീതിൽ കളിച് league cup നു വേണ്ടീട്ട് അല്ല മത്സരം നടത്തണ്ടെ ISL ഇപ്പൊ നമ്മൾ കാണാറുള്ള പോലെ ISL ൽ

ഓരോത്തിനും നിരവധി football പറയുമ്പോ stamina യും പല ഇതിനും കളിക്കാർക്കും പരിക്ക് പറ്റും പരിക്ക് എന്ന് പറയുമ്പോ നമ്മൾ ഒന്നും കരുതാത്ത പരിക്കവും ചെലപ്പോ അവരെ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

ഒരു Team ൻറെ Position പറയുകയാണെങ്കിൽ നാല് Forward നാല് Wing രണ്ട് Defender ഒര് Goalie അതിനുവേണ്ട സ്ഥലം ഏതെന്നാൽ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

ഇപ്പോൾ നമുക്കറിയാം World cup ജയിച്ചത് അർജന്റീനയാണെന്ന് ഫസ്സ് മുപ്പത്തിമൂന്ന് Team ഉകളായിരിക്കും ഒൻ ഒര് ഒ ഒര് തിൽ ഉണ്ടാവുക അതിൽ ഉണ്ടാകുന്നത് ൽ ഉണ്ടാവും മുപ്പത്തിമൂന്ന് Team ൽ മൂന്ന് കളികൾ ഉണ്ടാകും ആ മൂന്ന് കളികളിൽ വിജയിച്ച് മൂന്ന് കളികൾ രണ്ട് കളികളെ വിജയിച്ചാൽ മാത്രമേ Quarter ൽ എത്തുകയുള്ളൂ Quarter ൽ നിന്ന് രണ്ട് കളിയും ജയിച്ചാൽമാത്രമേ അവർക്ക് Semi quarter ൽ എത്താൻ കഴിയുകയുള്ളു എനിക്കറിയാവുന്ന Team ക്രൊയേഷ്യ മെറോകോ എ അർജെന്റീന ഫ്രാൻസ് ബ്രസീലും ഉം നമുക്കറിയാം ബ്രസീലിൽ നെയ്മറുണ്ടെന്നും ഫ്രാൻ‌സിൽ എംബപ്പേ ഉണ്ടെന്നും പോർച്ചുഗലിൽ റൊണാൾഡൊയുണ്ടെന്നും നമുക്കറിയാം റൊണാൾഡോ നമ്മുടെ മ് Wonderful player ആണെന്നും മെസ്സി Wonderful player ആണെന്നും നെയ്‌മർ സുൽത്താനാണെന്നും നമുക്കറിയാം രണ്ടാരത്തിഇരുപത്രണ്ടില് ഖത്തർ ലോക cup ൽ Final ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാ ഞങ്ങളുടെ മ് നാട്ടിലും ഇതൊക്കെ കളിക്കാറുണ്ട് ഞങ്ങളെല്ലാവരും കളിക്കാറുണ്ട് ഞങ്ങൾ അം ഓരോ കളികൾ ഉണ്ടാവുമ്പോൾ ഞങ്ങളത് കാണാൻ പോവാറുണ്ട് കേരളം Football കളിക്കാൻ പോകുമ്പോൾ ഞാൻ അതും കാണാൻ പോവാറുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞുവരുന്നത് Final ലിലേക്കാണ് Final ൽ നമ നമക്കറിയാം അർ മ് ബ്രസീൽ തോറ്റതും പോർച്ചുഗൽ തോറ്റതും പോർച്ചുഗൽ തോറ്റത് മ് മെറോക്കോയുടെ ഒപ്പമാണ്

അങ്ങനെ Final ലേക്ക് നമുക്ക് പോകാം Final ലിൽ നമുക്കുണ്ടാവാൻ പോവുന്നത് ഉം എ അർജന്റീനയും ഫ്രാൻസുമാണ് കളിക്കളത്തിൽ അഹ് Left side ൽ മെസ്സിയും മാർട്ടിനെസ്സ് സൻ എസ്സ് Central ലും ഡിമേരിയ അപ്പറത്തെ Side ലുമാണ് നമുക്കറിയാം ഏറ്റോം ഇല്ലൊത്ത് ഈ ലോകത്ത് ഏറ്റോം വലിയ Keeper ആരാണെന്ന് വെച്ചാൽ നമ്മുടെ മാർട്ടിനെസ്സ് ആണ് എമിലിയാനോ മാർട്ടിനെസ്സ് അവന്റിയേക്ക് ഒര് Goal വീഴാൻ അവൻ കരുതണം അതുകൊണ്ട് തന്നെ Penalty ൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അം നല് നല്ലവണ്ണം കളിച്ചിട്ടുണ്ടാവും നമുക്കിപ്പോൾ കളിയിലേക്ക് വരാം First half ൽ നമുക്ക് കാണാം നമുക്ക് ഒര് Goal ഇട്ട് നമുക്ക് അറിയുമായിരിക്കും ഫ്രാൻസിൽ ആരെപ്പോലും കാന്താൻ എംബപ്പേനെ First half ൽ Camera യിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ അങ്ങൻത്തന്നെയാരിക്കും എപ്പോളും എ നമുക്ക് ജയിക്കാൻ പറ്റുകയില്ല അപ്പോൾ നമ്മൾ വരുന്നത് രണ്ടാരത്തിരുപത്രണ്ടിലെ ലോകകപ്പ് ഖത്തർ മത്സരത്തിലാണ് അർജന്റീനക്ക് മൂന്ന് Cup ആണ് ആദ്യം രണ്ടായിരുന്നു ഇപ്പോൾ മൂന്നായിട്ടുണ്ട് Hello hello hello hello എ ഇപ്പോൾ പറയാൻ പോകുന്നത് മ് അർജന്റീനയിലാണ് First final ൽ ഉം നമുക്ക് നടത്തിയത് ഉം ര ഉം കെ First half ൽ Camera യിൽ നമ്മുടെ എംബാപ്പയെ കണ്ടിട്ടുപോലും ഉണ്ടായിരുന്നില്ല അർജന്റീന രണ്ട് Goal

എംബാപ്പാക്ക് ഒര് Wonderful chance കിട്ടുന്നു അത് എംബാപ്പ വളരെ ആഴ് അടിപൊളിയായി വലത്തേകാലുകൊണ്ട് Court ൻറെ ഉള്ളിൽ നിന്ന് തന്നെ അടിച്ചുകയറ്റുന്നു അങ്ങനെ അവിടെ ഒരു Goal നിലക്കുന്നു അങ്ങനെ ഇപ്പോൾ Goal നില രണ്ടേ ഒന്ന് ഇപ്പോൾ നമുക്ക് കാണാം രണ്ടേ ഒന്നിലാ നിൽക്കുന്നത് അങ്ങനെ അടുത്ത വരവ് വരുന്നു അത് ൻറെയിടയിൽ അ Court ൽ എത്തിയെങ്കിലും മേലാസ്സ് തട്ടിയിരിക്കുന്നു അത് തട്ടിയിട്ടിരിക്കുന്നു അങ്ങനെ അവർക്ക് പന്തുരുട്ടി കൊടുക്കുന്നു അത് അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി കിംബപ്പാ എംബാപ്പക്കിട്ടൊരു ഇട്ട് കൊടുക്കുന്നു അങ്ങനെ എംബാപ്പയെ കൊണ്ടുപോവുന്നത് Defender തടുത്തിരിക്കുന്നു അങ്ങനെ Defender മാർട്ടിനസ്സിനിട്ടുകൊടുക്കുമ്പോൾ മെസ്സി മെസ്സിയവിടെ ചോദിച്ചുകൊണ്ട് മെസ്സിയും അത് കൊണ്ടുപോകുന്നു അങ്ങനെ മെസ്സി കൊണ്ടുപോവുന്നതിനിടെ മെസ്സിയെ Foul വെക്കുന്നു മെസ്സിയെ Foul വെച്ചപ്പോൾ അവിടെ ആ Foul എ അപ്പൊ അവിടെ ഒരു Free kick കിട്ടുന്നു Free kick അടിച്ചപ്പോൾ അത് പുറത്തോട്ട് പോകുന്നു സാരമില്ല അവർക്ക് രണ്ടുമുണ്ട് രണ്ടുണ്ടെന്ന് കെരുതം അങ്ങനെ ഉം കളിച്ചോണ്ടിരിക്കവേ എന്താ എംബാപ്പക്കൊരു Wonderful chance കിട്ടുന്നു

മാർട്ടിനെസിൻറെ കൈമ്മേ തട്ടിയാണ് ഉള്ളിലോട്ട് പോയത് അപ്പോൾ അവിടെ Goal നില രണ്ടേ രണ്ട് അപ്പോൾ അവിടെ Full time കഴിഞ്ഞിരിക്കുന്നു ഇനി എന്ത് ചെയ്യും Final അല്ലെ അപ്പോൾ ഞമ്മൾ അവിടെ Extra time കൊടുക്കുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ അവിടെ രണ്ട് Team വിട്ടുകൊടുക്കില്ല അവിടെ ആരാധകരങ്ങനെ ആർത്തുവിളിക്കുന്നു മെസ്സി എംബപ്പേ മെസ്സി എംബപ്പേ അങ്ങനെ മാർട്ടിനസ്സ് അങ്ങത്തൊരു Goalkeeper ഉണ്ടാവുമ്പോൾ എങ്ങനെ Goal വീഴും വീഴുമോ വീഴോ ഇല്ല ഹ്യൂഗോലോറിസ്സും അങ്ങനെ വീഴുകയില്ല ഞാനും താഴ്ത്തികെട്ടുന്നില്ല അങ്ങനെ അവിടെ ഇതും കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഉം Extra time ലോട്ട് പോകുമ്പോൾ

അ ഇട്ടുകൊടുത്തപ്പോൾ അത് മാർട്ടിനെസ്സിനാണ് കൈമാറിയത് അങ്ങനെ മാർട്ടിനെസ്സ് പോയിട്ട് മെസ്സിക്കിട്ടോടുക്കുന്നു മെസ്സി അത് ഒര് Side ൽ നിന്നും നേരെ മ് High pass ൽ നിന്ന് Head ലേക്കിട്ട് അത് Goal ആകുന്നു അതൊരു Simple goal ആയിരുന്നു അപ്പോൾ അവിടെ ആ എല്ലാവരും വിളിച്ച് കൂവി സമയം ഇനിയുമുണ്ടെന്ന് കരുതി അവിടെയെല്ലാവരും നിന്നു Referee യെ കുറിച്ചുപറയേണ്ടതില്ല Referee പറഞ്ഞാൽ പറഞ്ഞതാണ് അവിടെ എല്ലാം നടക്കുന്നതാണ് Offside ഉണ്ട് Foul ഉണ്ട് Penalty ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് അപ്പോൾ അവിടെ പോയിപ്പോയി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

അങ്ങനെ Penalty ക്കവിടെ നിൽക്കുന്നു അങ്ങനെ Penalty ക്ക് നിൽക്കുമ്പോൾ അവിടെ ആ അഹ് First അടി മെസ്സി അടിക്കുന്നു മെസിയൊരു Wonderful short അത് Goal ആകുന്നു ആയിന്നിറ്റ് എംബപ്പേ അടിക്കുന്നു എംബപ്പേ അത് Goal ആക്കുന്നു അതിന് No problem നേരെ Goal ആകുന്നു അങ്ങനെ രണ്ടാമതടിയടിക്കുന്നു എ നമ്മുടെ മാർട്ടിനെസ്സ് മാർട്ടിനസ്സും അത് Goal ആക്കുന്നു ലോലാറസ്സിൻറെ കയിമേൽക്കൊന്നും തട്ടാതെ നേരെ Goal ആക്കുന്നു അങ്ങനെ അടുത്ത അങ്ങനെ അടുത്തത് കിട്ടി എ എ എം മ് ഫ്രാൻസിലെ ഒരു കളിക്കാരൻ അതടിച്ചപ്പോൾ അത് ഞമ്മളുടെ എമിലിയാനോ മാർട്ടിനെസ്സ് തടുത്തിരിക്കുന്നു ഞങ്ങളുടെ എമിലിയാനോ മാർട്ടിനസ്സിനെ നിങ്ങൾക്കറിയാം The in the ലോ World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

എ പണ്ട് നമ്മൾ ചെറുതാകുമ്പോഴും നമ്മളുടെ മുമ്പും എ അതിനേക്കാൾ വലിയ Goalkeepers ഉണ്ടാവും ഉണ്ടായിരിക്കാം അത്ണ്ടാവും അഹ് ആ Goalkeeper നും ഇതിനേക്കാൾ കെഴിയുമായിരിക്കാം നമ്മൾക്ക് അറിയില്ലല്ലോ അപ്പോൾ ഞാനിന്നിവിടെ പറഞ്ഞു വരുന്നത് ന്താപ്പോ FIFA World cup നെക്കുറിച്ചാണ് അങ്ങനെ എ വരുമ്പോൾ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

അഹ് ഫ്രാൻസ് കളിക്കാർക്ക് വളരെ പേടിയുണ്ട് അവർ തോൽക്കുമോ തോൽക്കുമോ തോൽക്കുമോന്ന് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തിപതിനെട്ടിൽ നമുക്കെല്ലാവരും കാണുന്നതാണ് രണ്ടാര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 ആക ആകളിയും ഞാൻ കണ്ടിരുന്നു Wonderfull കളിയായിരുന്നു നമ്മൾ പോർച്ചുഗലിനെയും ബ്രസീലിനെയും താഴ്ത്തിക്കെട്ടുന്നില്ല അവരും നല്ല കളിക്കാരൻ തന്നെയായിരുന്നു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 മ് റൊണാൾഡോക്ക് Chance കളൊന്നും ലഭിച്ചിരുന്നില്ല അഹ് അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പൊ ന്തപ്പോം Goal കളും നിലച്ചിരുന്നില്ല ന്താപ്പം ഞമ്മളുടെ ബ്രസീൽ എന്താ തോൽക്കാനുള്ള കാരണം Penalty ലായിരുന്നു അവിടെ ഓൽക്ക് കിട്ടിയത് അവിടെ നമ്മുടെ സുൽത്താനായ നെയ്‌മർ Goal അടിച്ചില്ല അതുകൊണ്ട് തന്നെ നമുക്കവിടെ പിഴച്ചുപോയി അവിടെ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 അവിടെ നിലച്ചു എല്ലാം ബ്രസീൽ തോറ്റിരിക്കുന്നു പോർച്ചുഗലിനെക്കുറിച്ച് പറയണ്ട നമ്മുടെ റൊണാൾഡോനെ നിങ്ങൾക്കറിയുന്നതാണ് റൊണാൾഡോ The സുൽത്താൻ തന്നെയാണ് ഇതുപോൽത്തന്നെ നല് Player രാജാവുതന്നെയാണ് രാജാവായ മെസ്സിയും ഇതുപോൽത്തന്നെയാണ് അങ്ങനെ നമ്മുടെ FIFA World ലെ പോർച്ചുഗലും അങ്ങനെ തോറ്റിരിക്കുന്നു അങ്ങനെ മെറോക്കോയും എ തോറ്റിരിക്കുന്നു പോർച്ചുഗലും തോറ്റിരിക്കുന്നു എ ബ്രസീലും തോറ്റിരിക്കുന്നു ഇങ്ങനെ തോൽക്കാതെ നമ്മൾ മ് നമ്മൾക്കറിയാം നമ്മുടെ ലോകത്തും നമ്മുടെ ഈ ലോകത്ത് മുഴുവൻ നമ്മൾ കളിക്കുന്നുണ്ട് Football നിങ്ങക്കറിയാം ചതുരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഞമ്മൾ കളിക്കുന്നത് ഞമ്മളുടെ നമ്മളുടെ നാട്ടിലുള്ള ആൾക്കാരെക്കുറിച്ച് ആൾക്കാരുടെ എണ്ണത്തിനാണ് നമ്മൾ കളിക്കുന്നത് നമ്മളുണ്ടാവുമ്പോൾ നമ്മളൊരു തമാശക്ക് കളിക്കുകയാണെന്നല്ലാതെ ഇതിന് ഇതിന് ന്നത് Cup ന് അങ്ങനെയൊന്നുമില്ല കളിക്കുക ഞങ്ങളുടെയിവിടെ കളിക്കാറുണ്ട് ഞാനും പോകാറുണ്ട് ഞാനോര് Forward എ അങ്ങനെ Forward ഒക്കെ ഞാനും കളിക്കാറുണ്ട് ഞാൻ അഞ്ചും പത്തും Goal കളും ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് മൂന്ന് Cup ഉം കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ Club ൻറെ പേര് എ ഞങ്ങളുടെ Club പേര് ത്വയ്‌ബ എന്നാണ് ഞങ്ങൾക്ക് മൊത്തം പത്ത് Cup കിട്ടിയിട്ടുണ്ട് ഞങ്ങളിതൊക്കെ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊരു Club ഉം ഉണ്ട് ഇപ്പോൾ നമ്മൾപറഞ്ഞയല്ലേ ഇത്പോൽത്തന്നെ എല്ലാവർക്കും Club കളും ഒക്കെ ഉണ്ടാവും അഹ് അതുപോലെതന്നെ നിങ്ങൾക്കറിയാം നിങ്ങള് നിങ്ങൾക്കും ഇങ്ങനെ Club കളും എല്ലാം ഉണ്ടാകും അഹ് അത്പോലെതന്നെ നിങ്ങൾക്ക് എന്താപ്പോ നിങ്ങൾക്ക് നിങ്ങളും ഇത് കളിച്ചിട്ടുണ്ടാവും ഉം നിങ്ങൾക്ക് കളിക്കാൻ തെ കയ്യുന്നുമുണ്ടാകും പലർക്കും കളിക്കാൻ കഴിയാതെ കളി കണ്ടുകൊണ്ടും കളിയുടെ Skills ഒക്കെ പഠിപ്പിച്ചുകൊണ്ടും Skills കളുടെ രാജാവാണ് നമ്മളുടെ സുൽത്താനായ നെയ്‌മർ നെയ്മറിനെക്കുറിച്ച് പറയുകയാണ് നെയ്മറിനിപ്പോ എല്ലാകളിയിലും Foul വെച്ച് Foul വെച്ച് നെയ്‌മർ വല്ലാ വയ്യാതെയായിട്ടുണ്ട് എന്നാലും നെയ്‌മർ കളിക്കുകയുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞുവരുന്നത് നെയ്മറിനെക്കുറിച്ചാണ് നെയ്മറെങ്ങനെ ഒരു പ്രാവശ്യം കളിച്ചപ്പോൾ നട്ടെല്ലൊടിഞ്ഞിട്ടുണ്ട് കാൽ ഒടിഞ്ഞിട്ടുണ്ട് കൈ ഒടിഞ്ഞിട്ടുണ്ട്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 നെയ്‌മർ നെയ്മറിന് വാ വേണമെങ്കിൽ അവിടെ Penalty അടിക്കാമായിരുന്നു പക്ഷെ നെയ്‌മറവിടെ അവിടെ ആ അ അടിച്ചില്ല തൻ അതുകൊണ്ട് തന്നെ അവിടെ നെയ്‌മർ തോറ്റിരിക്കുന്നു നെയ്മൻറെ Team ആയ ബ്രസീൽ തോറ്റിരിക്കുന്നു നെയ്‌മറിനുതന്നെ നെയ്മറിൻറെ Team ബ്രസീലായ നെയ്‍മൻറെ Team ന് അഞ്ച് Cup ഉകൾ ഉണ്ട് അതിലെ മൂന്ന് Cup കളാ നമ്മളുടെ പേലെയാണ് എടുത്തിട്ടുള്ളത് പേലെക്കുറിച്ച് പറയുകയാണെങ്കില് രണ്ടാരത്തിരുപത്രണ്ട് December മുപ്പതിനാണ് പെലെ മരിച്ച് പെലെ അന്തരിച്ചപ്പോൾ എല്ലാവർക്കും ഒരു Shock ആയിരുന്നു കാരണം നമ്മുടെ Football ലെ ഏറ്റോം വലിയ താരമാണ് നമ്മളുടെ നമ്മളുടെ പെലെ നമുക്ക് പെലെയെക്കുറിച്ചറിയാം പെലെയിടാത്ത Goal കൾ ഇല്ല പെലെയുടെ കളി ഞമ്മക്കൊന്നും കാണാൻ കഴിയാൻ പറ്റ് പറ്റുന്ന് പറ്റുകയില്ല കാരണം നമ്മളപ്പോൾ ഉണ്ടായിട്ടില്ല നമ്മളപ്പോളൊന്നും കാണാതെ ചെറിയ ചെറിയ Clip കൾ ഒക്കെ നമ്മൾ Youtube ലും Facebook ലോക്കെ മ്മള് പക്ഷേ കണ്ടിറ്റുണ്ടാവാരിക്കും ലോക്കെ കണ്ടിറ്റുണ്ടാവും അത് പോലെ തന്നെ എന്താപ്പം പെലെയുടെ കളിപറയുകയാണെങ്കിൽ പെലെ അഹ് മെസ്സിയെപ്പോലെയായിരുന്നു Wonderful player in the പെലെ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 The റൊണാൾഡോ And second മെസ്സി Third പെലെ ബാക്കി രണ്ടെണ്ണം എനിക്കറിയില്ല ക്ഷെമിക്കണം അഹ് പിന്നാ ഞ പറഞ്ഞ് വെര്ന്നത് പേലെക്കുറിച്ചാണ് പെലെ കളിക്കാൻ നിങ്ങക്ക് നി കൊറേക്കര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും നല്ലവണ്ണം കളിക്കു കളിക്കുന്ന ഒരു Player ആണ് പെലെ പെലെ പെലെക്ക് എന്താ പ്പോ വ ഒര് Chance കിട്ടിയാൽ മതി പരമാവധി അവൻ Goal ആകാൻ ശ്രെമിക്കും ആ പെലെയെ നമ്മൾ ബഹുമാനിക്കണം കാരണം ന്താൽ ഞമ്മളേക്കാളത്രയും വലുതാണ് പെല പെലെ നം നമ്മളെ റൊണാൾഡോയോടൊപ്പം Photo മ് എടുത്തിട്ടുണ്ട് മെസ്സിയുടെ കൂടെ Photo മ് എടുത്തിട്ടുണ്ട് സുൽത്താനായ നെയ്‌മറുടെ കൂടെയും Photo മ് എടുത്തിട്ടുണ്ട് അഹ് ബെൻജിമയുടെ ഞമ്മൾ Youtube ലൂടെ എപ്പോഴും കാണാറുണ്ട് അഹ് എംബാപ്പയെയും മെസ്സിയു മെസ്സിയുടെ കൂടെയും റൊണാൾഡോയുടെ കൂടെയും ബെൻജിമയുടെ കൂടെയും നെയ്മറിൻറെ കൂടെയും ഒക്കെ Photo എടുത്തത് അപ്പോൾ പെലെ പെലെ നമുക്ക് അഹ് സങ്കടമാണ് ആ പെലെ നമ്മുടെ സുൽത്താൻ മെ ബ്രസീൽ തോറ്റപ്പോൾ നമുക്കെല്ലാവർക്കും Shock ആയിരുന്നു അത്പോലെതന്നെ അയിനെക്കാൾ വെല്യ Shock ആയിരിക്കും നമ്മുടെ പെലെക്ക് കാരണം സ്വന്തം Team ആയ ബ്രസീൽ അല്ലെ തോറ്റത് അങ്ങനെ ബ്രസീലിൻ ബ്രസീലിന് മൂന്ന് Cup കിട്ടാൻ തന്നെ കാരണം നമ്മളുടെ പേലെയാണ് രണ്ടായിരത്തിഇരുപത്രണ്ടിൽ പേലെയാണ് Cup എടുത്തത്

രണ്ടായിരത്തിപതിനെട്ടിൽ നമുക്കറിയാം ഉം എംബപ്പേയായ ഫ്രാൻസിൻറെ കളിക്കാരം അഹ് രണ്ടായിരത്തിപതിനാലിൽ നമുക്ക് ജർമനി രണ്ടായിരത്തിപത്തിൽ എനിക്കറിയില്ല എനിക്കോർമ്മയില്ല ക്ഷമിക്കണം ആ അത്പോലെത്തന്നെ നിങ്ങൾക്കറിയാം അഹ് നമ്മളുടെ നെയ്മറിനെയും അത് പോലെത്തന്നെ എംബാപ്പയെയും എല്ലാം എംബാപ്പയെ യെക്കുറിച്ച് പറയുകയാണെങ്കിൽ എംബാപ്പയെ അതികം Fans ഒന്നും ഉണ്ടാവില്ല അവനിപ്പോട്ത്ത് അറങ്ങിയതേയുള്ളു അവരെയെല്ലാം ബഹുമാനിക്കാം നമ്മുടെ FIFA World cup ൻറെ എ സുൽത്താനായ നെയ്‌മറും രാജാവായ റൊണാൾഡോയും മെസ്സിയും എല്ലാമാണ് നമ്മളിപ്പോ പോയിപ്പോയി എവിട്ക്ക എത്തുന്നത് ഞമ്മൾ Final ലോട്ട് പോവാം Final നെ ക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ആ ഉം അവിട്ക്ക് Chance കിട്ടുന്നു മൂന്നാമത്തെ ഉം എംബപ്പേക്കുള്ള ഒരു Chance കിട്ടുന്നു ആ Chance കിട്ടുമ്പോൾ അത് ആരാണ് എതിർത്തത് എന്ന് എനിക്കറിയില്ല ക്ഷെമിക്കണം എ ക്ഷമിക്കണം എന്താ അപ്പൊൾ അവിടെ അടിക്കുമ്പോൾ Goal അടിക്കുമ്പോൾ അത് പുറത്തോട്ട് പോകുന്നു അങ്ങനെ അവിടെ അവസാനത്തെയടി ഇതാ ഇത് തടുത്താൽ അവർക്ക് സമനിലയും ഇതടി ച്ചാൽ അവർ വിജയവും ലഭിക്കും അങ്ങനെ അത് അടി ന്താപ്പോ അർജന്റീനയുടെ ഒരു Player അടിക്കുന്നു അത്

തീപ്പൊരിപ്പരുന്ന ഇതാ ഈയൊരു സംഭവമായിരിക്കും അങ്ങനെ ഇരിക്കവേ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

അപ്പോൾ മാർട്ടിനെസ്സും ഡിമേരിയയും ഒക്കെ വരുന്നു സന്തോഷം കൊണ്ട് അവരും കരയുന്നു മെസ്സിക്ക് മെസ്സിയുടെ അവസാനത്തെ World cup ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്രണ്ട് ലോകകപ്പ്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

അവരെ അവിടെ എന്തായിപ്പോ FIFA യുടെ ആ ആൾക്കാരായ എല്ലാവരും അവിടെ ഉം Ground ൽ അഹ് പൂമാലയും അങ് കുറച്ചാളുകളും ഒക്കെ വെച്ച് ഉം FIFA World cup ലോകകപ്പ് ഉം ന്താപ്പോ Medal ഉം എല്ലാം അവിടെ Ready ആക്കിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് അവിടെ എല്ലാവരും കരഞ്ഞു പോയി എംബാപ്പയവിടെയിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എമിലിയാനോ മാർട്ടിനെസ്സ് അവരെ ഏഴ്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 സമയം കൊണ്ട് അവിടെയെല്ലാം Ready ആക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങക്കറിയാം ഉം ഉം റൊണാൾഡോയുടെ ഭാര്യയും നെയ്മറിൻറെ ഭാര്യ നെയ്മർക്ക് ഭാര്യയുണ്ടായിരുന്നു നെയ്മറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നെയ്‌മറിനും ഒരു ഭാര്യയുണ്ടായിരുന്നു അവര് അവര് അവനെ തേച്ചിട്ട് പ് പോയി ന്താപ്പോ അവൻ അവൾ നിലച്ചില്ല അവൻ Football നെ ക്കുറിച്ച് അവന്ക്ക് ഇഷ്ടമായത് കൊണ്ട് തന്നെ അവൻ അതിലൂടെ കൊറേ കാലം പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു പ്രയത്നിച്ചത് കൊണ്ട് തന്നെ ഇങ്ങനെ അവന് ക്കൊരു ലോകം കിട്ടി

കേരളത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളം കേരളത്തിൻറെ കളിക്ക് ഞാൻ പോക കാണാൻ പോകാറുമുണ്ട് അഹ് കൊച്ചിയിൽ നടക്കാറുണ്ട് എടക്ക് ഗോവയിലും അങ്ങനെ പല സ്ഥലത്തും നടക്കാറുണ്ട് ഞാനൊരു സ്ഥലം പറഞ്ഞത് എനിക്കോർമയുള്ളത് പണ്ടായിരുന്നു പോയത് അങ്ങനെ അതിൽ എ സമനില പിടിച്ചെങ്കിലും അവിടെ ജയം കിട്ടില്ല സമനിലയായിരുന്നു ഒന്നേ ഒന്നിന് അവിടെ കളി നിർത്തിയിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കളിയാരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന കളിയായത്കൊണ്ട് തന്നെ എനിക്ക് വല്ലാതെയങ് ഓർമ്മയില്ലെങ്കിലും ഞാനതിനെക്കുറിച്ച് വല്ലാതെ വിശതീകരിക്കുന്നില്ല അന്ന് നിങ്ങൾക്കറിയാം ഉം റൊണാൾഡോയുടെ ഭാര്യയും അഹ് മെസ്സിയുടെ ഭാര്യയും റൊണാൾഡോയുടെ ഭാര്യക്ക് നാല് മക്കളുണ്ട് അതിലെ മൂത്തമകനിക്ക് നല്ല Practice ഉം നല്ല കളിക്ക ക്കാനുള്ള നല്ല Weakness ഉം ഒക്കെ കൊടുക്കുന്നുണ്ട് റൊണാൾഡോ റൊണാൾഡോയുടെ മകൻ ഒരുദിവസം ചോദിക്കുകയാണ് അച് റൊണാൾഡോ റൊണാൾഡോയോട് ചോദിക്കുകയാണ് ഉം അച്ഛാ എനിക്ക് ഒര് I phone വേടിച്ച് താരുഓ വേടിച്ച് തെരുമോയെന്ന് അവിടെ അഹ് I phone വാങ്ങിച്ചു കൊടുക്കാൻ വാങ്ങിച്ചു കൊടുത്തില്ല കാരണം മറ്റൊന്നുമല്ല അവൻ അതി അടി എഡി Addict ആകുമെന്ന് കൊണ്ട്

Shorts ലും കാണാറുണ്ട് നമ്മളുടെ റൊണാൾഡോൻറെ മകൻ കളിക്കുന്നത് ഞാനും കുറെ കാണാറുണ്ട് അങ്ങനെ കളിക്കുന്നത് ഞാനും ഒരു വട്ടം കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി എന്തുകൊണ്ട് നമ്മുടെ റൊണാൾഡോക്ക് Cup കിട്ടില്ല എന്ന് അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയം കൊണ്ട് അവരുടെ കളി കളിക്കുമ്പോൾ എന്താ

ഞാനത് കണ്ടായിരുന്നു ഞാനൊരു അർജന്റീന Fan ആണെങ്കിലും എനിക്കത് വളരെയേറെ സങ്കടമുണ്ടായിരുന്നു നമ്മളുടെ റൊണാൾഡോ റൊണാൾഡോക്ക് എല്ലാം ലഭിച്ചിരുന്നു അവസാനമായി മെസ് സ്സിയുടെയും റൊണാൾഡോയുടെയും അവസാന World cup ആയിരുന്നു FIFA World cup അപ്പോൾ FIFA World cup ൽ നിന്നും പറയുകയാണെങ്കിൽ വളരെ ദീർഘമേറിയ സമയം തന്നെ എനിക്ക് പറയാം കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് FIFA World cup നെ കുറിച്ചിറ്റാന്ന് അങ്ങനെ അവിടെ എല്ലാം Ready ആയിക്കൊണ്ടിരിക്കുന്നു അഹ് അങ്ങനെ അഹ് Cup മെഴുകുന്നു അവിടെ മെസ്സിയിങ്ങനെ വരുമ്പോൾ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

അവിടെ മ്മാക്ക് ഞമ്മക്ക് കാണാം മെസ്സിയുടെയും മെസ്സിയെയും മാർട്ടിനെസ്സിനെയും ഡിമേരിയേനേയും മാർട്ടിൻ അഹ് എമിലിയാനോ മാർട്ടെസ്സിനെ അങ്ങനെ എല്ലാവരെയും നമുക്ക് കാണാം അങ്ങനെ ഇരിക്കവേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ എ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് FIFA World cup നെ ക്കുറിച്ചിട്ടാണ് എ അങ്ങനെ എ അങ്ങനെ Cup കിട്ടി എല്ലാവർക്കും സന്തോഷത്തോടെയിരിക്കവേ ആ അഹ് ഏറ്റോം ചെറിയ പ്രായമുള്ള അഹ് നമ്മളുടെ അർജന്റീനയുടെ ഒരു താരത്തിന് ഒര് Trophy കിട്ടുന്നു അത് പോലെത്തന്നെ മെസ്സിക്ക് World cup കിട്ടി അഹ് അർജന്റീനക്ക് World cup ലഭിച്ചിരിക്കുന്നു അത് പോലെത്തന്നെ അഹ് വേറൊരു Cup ഉം ലഭിച്ചിരിക്കുന്നു ഏറ്റോം കൂടുതൽ Score ചെയ്ത Goal score ചെയ്ത എംബപ്പേക്കും ഒര് Cup എ വേറൊരു Cup ഉം ലഭിച്ചിരിക്കുന്നു ഒര് Golden boot കിട്ടിയിരിക്കുന്നു എന്നാലും എംബപ്പേക്ക് വളരെയേറെ സങ്കടമായി അവിടെ ഒന്നും ദുഖിക്കേണ്ട ആവശ്യമില്ല അവന്ക്ക് എനിയും കളിയുണ്ടെന്ന് നമുക്ക് കരുതം

എ എന്താപ്പോം നിങ്ങൾക്കറിയാം കൊറേ Cup കളും മെസ്സിക്കും റൊണാൾഡോക്കും കൊറേ വാ ഗിയറും കൊറേ Cup ഒക്കെ കിട്ടിട്ടുണ്ടെന്ന് Copa യും ഒക്കെ കിട്ടിട്ടുണ്ടെന്ന് അത് Copa യും ബ്രസീലിന് Copa യൊക്കെ കിട്ടിയേ നമുക്ക് കൊറേ കാണാനും നമ്മള് കൊറേ കണ്ടിട്ടുണ്ടാവും Shorts ലും Youtube shorts ലും അങ്ങനെ കൊറേ നമ്മള് കണ്ടിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ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 ഒര് തുള്ളിപ്പോ ഒര് തുള്ളി ആ ഒരു കൈയിൻറെ പ്രശ്നം കൊണ്ട് ഒര് Goal പോയത് ഞങ്ങക്കിപ്പോഴും ഞങ്ങളുടെ ക

തടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ അവർക്കും അവിടെ അവർ അർജന്റീന തോറ്റിരുന്നു തോറ്റു തോൽക്കുമായിരുന്നു ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് അവിടെല്ലാം പോയി നിന്ന് അങ്ങനെ പിറ്റേ ദിവസമായി അന്ന് ജനങ്ങളും നാട്ടുകാരും എല്ലാവരും നിശ്ശബ്ദരായിരുന്നു അർജന്റീന അടിച് Goal കൾ ഞങ്ങളെയൊരു Team തന്നെയായിരുന്നു അർജന്റീന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 അങ്ങനെയിരിക്കവേ അങ്ങനെ കളി കെഴിഞ്ഞിരിക്കുന്നു പ്പോയി ഞാനിവിടെ ഇപ്പോഴിവിടെ പറയുന്നതെല്ലാം ഞാൻ നിർത്തുകയാണ് ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വരാം നന്ദി നമസ്ക്കാരം Thankyou Hello നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് corona യെ സംബന്ധിച്ചാണ്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ corona എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഇപ്പം ആഹ് വലിയൊരു നമ്മുടെ ഉള്ളിൽ പേടി തന്നെ ആണ് അനുഭവപ്പെടുന്നത്. ഞാൻ അഹ് corona യെ പറ്റി ഒന്നും സംസാരിക്കേണ്ട കാര്യം ഒന്നും ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അഹ് corona നമുക്ക് എത്രത്തോളം

ഏത് മതക്കാർക്കും ഏത് ജാതിക്കാർക്കും എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ആഹ് ബാധിച്ചിരുന്ന ഒരു മഹാമാരിയായിരുന്നു ആഹ് കോവിഡ് ninteen എന്ന corona virus നമ്മെ ഹേ പിടിച്ച് അഹ് നിർത്തിയത്. അഹ് corona virus ആഹ് ആദ്യമായി ഉണ്ടായത് എല്ലാവർക്കും അറിയാലോ ചൈനയിലെ വുഹാൻ എന്ന അഹ് സ്ഥലത്തിൽ നിന്നാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നീട് അത് ഓ~ഓരോ രാജ്യങ്ങളിലേക്ക് ആഹ് പടർന്ന് പടർന്ന് അത് ലോകമെമ്പാടുമായി മാറിയിരുന്നു. ആഹ് നമുക്ക് അറിയാം ആഹ് corona ഇപ്പൊ വന്നാലും തന്നെ നമ്മുക്ക് നമുക്കാദ്യം തന്നെ നമ്മുടെയുള്ളിൽ ഒരു corona എന്ന് കേൾക്കുമ്പോൾ വളരെ അധികം അഹ് ഭയാനകമായ ഒരു ആഹ് ഭാവന തന്നെയാണ് ഉണ്ടാകുന്നത്. പിന്നീട് ആഹ് നമ്മൾ ആഹ് എന്താന്നുവെച്ചുകഴിഞ്ഞാൽ ആഹ് ഇപ്പഴും ശ്രദ്ധിക്കണം എന്നുതന്നെയാണ് പറയ ഇപ്പഴും നമ്മളെ വിട്ട് അത് പൂർണ്ണമായി മാറിയിട്ടില്ല എന്നുതന്നെ വേണം അഹ് പറയാൻ. പിന്നെ ആഹ് Corona യെ സംബന്ധിച്ച് പറയാണെങ്കിൽ ആഹ് നമുക്ക് ആഹ് എത്രത്തോളം നമ്മളെ നഷ്ടത്തിലാക്കി എന്നൊക്കെത്തന്നെയാണ് ആഹ് പറയാനായിട്ടുള്ളത്. ആഹ് എങ്ങനെയൊക്കെ നമ്മളെ അത്

അഹ് നമ്മടെ സാമ്പത്തിക മേഖലയിലാണ് കൂടുതൽ അധികവും ആഹ് നഷ്ടത്തിലാക്കിയത്. അഹ് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ആഹ് വിദേശത്തുള്ള ആൾക്കാർക്കൊന്നും നാട്ടിൽ എത്താൻ പറ്റാതെ അഹ് നമ്മക്ക് വളരെ അധികം പ്രയാസത്തിലായിരുന്നു കഷ്ടത്തിലായിരുന്നു എല്ലാവരും അനുഭവിച്ചിരുന്നത്. അഹ് School കളിലൊന്നും പോവാൻപറ്റാതെ വിദ്യാഭ്യാസമൊന്നും ചെയ്യാൻ നേടാൻ പറ്റാതെ അഹ് കുട്ടികളെല്ലാം വ~വളരെ അധികം വിഷമത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ. ആഹ് പിന്നെ ആഹ് നമുക്ക് പിന്നെ കുറച്ചുള്ളൊരു ആശ്വാസം എന്നുപറഞ്ഞാൽ online class കൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതൊന്നും വളരെ അധികം നമ്മുടെ അഹ് ഇപ്പൊ ഒരു അധ്യാപകന് നേരിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതുപോലെയൊന്നും നമുക്കത് പഠി ആഹ് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുതന്നെ വേണം അത് പറയാനായിട്ട്. ആഹ് പിന്നെ ആഹ് സാമ്പത്തിക മേഖലയിൽ വളരെ അധികം നാശനഷ്‌ടം തന്നെ നമ്മടെ ഈ മഹാമാരി ആഹ് പിണ്ട് അഹ് പിടിപെട്ടി അഹ് പെട്ടിയിരുന്നു. ആഹ് ഒരു ജോലിയില് വളരെ അധികം തകർച്ചയാണ് ഈ മഹാമാരി കാരണം

പടർന്ന് വരുന്ന് വ~വളരെ അധികത്തിൽ വളര് അഹ് പടരുന്നത് അഹ് കുട്ടികളിലേക്കും അതുപോലെതന്നെ അഹ് മുതിർന്നവർക്കും അതായത് വാ~വാർദ്ധക്യമുള്ള ആൾക്കാരിലേക്കുമായിരുന്നു. ആഹ് വളരെ അധികം പെട്ടന്ന് പടർന്നിരുന്നത്. പിന്നെ പിന്നെ അതുപോലെതന്നെ മുൻപേ എന്തെങ്കിലും രോഗങ്ങൾ ആഹ് ഉള്ളവരിലേക്കോ ഒക്കെ അഹ് വളരെ പെട്ടന്നുതന്നെ ഈ ആഹ് corona virus നമ്മളെ പിടിച്ചുപറ്റിയിരുന്നു. പിന്നെ ആഹ് പറയാനുള്ളത് നമുക്ക് ആഹ് എന്തെങ്കിലും രോഗം ആദ്യം ഉണ്ടായിരുന്നെങ്കിലോ, ഉണ്ടായിരുന്ന ഒരു ആളാണെങ്കിൽ ഈ corona virus ബാധിച്ചുവെ~എങ്കിൽ ആ രോഗം മൂർഛിക്കുകയാണ് ചെയ്യു~ചെയ്യുക ഉണ്ടാവുക, കൂടുതലാവുകയാണ് ആഹ് ഉണ്ടാവുക. ആഹ് പിന്നെ എന്താണ് പറയുന്നതെന്നുവെച്ചാൽ ആഹ് corona നമ്മുടെ വളരെ അധികം തന്നെ ബുദ്ധിമുട്ടിലാണ് ആക്കിയത്. ഒരു രണ്ട് വർഷക്കാലം രണ്ട് വർഷത്തിലേറെ തന്നെ നമ്മളെ corona നമ്മളെ പിടിച്ചുകുലുക്കിയിരുന്നു. ആഹ് corona കാരണം പല നിയന്ത്രണങ്ങളും നമ്മുടെ സർക്കാർ നമുക്ക് ആഹ് നൽകിയിരുന്നു. അതില് ആഹ് ഏറ്റവും ആദ്യത്തെ നമുക്ക് വൃത്തി ഉണ്ടാവുക വൃത്തി